വേറെന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ നോക്കി ഓരോ വിശേഷങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മ്മ്. തിരഞ്ഞെടുപ്പിന്റെ വാർത്തകളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലെ?

ആഹ്. പല വാർത്തകളിലും അത് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏഹ് അതാണ് ഏഹ് തലക്കെട്ടായിട്ടൊക്കെ വരുന്നത്.

ആഹ്. അപ്പോൾ ഏഹ് എന്താണ് ഇപ്പോൾ നിലവിൽ ഈ ഹിമാചൽ പ്രദേശിൽ ഉള്ള വിജയമൊക്കെ ഒരു വലിയ വിജയമായിട്ട് കോൺഗ്രസിന് കാണുവാൻ പറ്റുമോ? ആഹ്. അത് ഒരു നല്ല ഒരു വിജയം തന്നെയാണെന്ന് പറയാം. കാരണം നിലവിലെ കോൺഗ്രസ്സിന്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ വളരെ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണല്ലോ.

ആ പല ഇടങ്ങളിലും ഇപ്പോൾ കൂറ് മാറ്റം ഉണ്ട്. പ്രതീക്ഷയർഹിക്കുന്ന അല്ലെങ്കിൽ നാളേക്ക് ഒരു കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏഹ് സർക്കാർ വരുന്ന സമയത്ത് അവിടെയൊരു പ്രതീക്ഷ അർഹിക്കുന്നുണ്ടോ ഇത്? ഈ ഒരു ഏഹ് സു സുഭ ഈ ഒരു ശുഭസൂചന തരുന്നുണ്ടോ? അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും അത് കേന്ദ്രത്തിലേക്കു ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പക്ഷെ വളരെയധികം ഒരു നല്ലൊരു വിജയമായിട്ട് തന്നെയാണ് ഹിമാചലിലെ വിജയത്തെ നമുക്ക് നോക്കി കാണുന്നത്. മ്മ്. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ അത് അത്രക്ക് ഏഹ് ഒരു ശുഭ സൂചനയായിട്ട് ഒന്നും കാണിക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വോട്ട് വിഹിതം നമ്മൾ പറയുമല്ലോ.

വോട്ട്. അതിലിപ്പോൾ എത്ര ശതമാനം വോട്ട് കിട്ടി എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കണ്ടത്. കാരണം ഈ വോട്ട് വിഹിതമാണ് ഏഹ് നാളെ വോട്ട് ആയിട്ട് ഇവിടെ ഏഹ് കേന്ദ്രത്തിൽ വരുക.

അങ്ങനെ നാല്പത്തിമൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് വിഹിതമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഏഹ് ദേ ഏഹ് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് തീരെ പോരാ. കാരണം നാല്പത്തിമൂന്ന് ശതമാനം അവിടെ കിട്ടിയിട്ടുണ്ട്. അവി ആ ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട്.

അപ്പോൾ ഒരു പക്ഷെ അത് വിജയമായിട്ട് കാണാമെങ്കിലും വിജയമായിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇതൊരു വലിയ സൂചനയായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെയൊരു അഭിപ്രായം. അല്ലെ? അത് കൊണ്ടല്ലേ ആഹ്. ആഹ്. അത് ശരിയാണ്. ശരിയാണ്. പിന്നെ നിലവിൽ കേരളരാഷ്ട്രീയത്തിൽ ഒക്കെ ഇപ്പോൾ എത്രത്തോളം മാറ്റങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ വരാനായിട്ട് അത് കാണുന്നത് എങ്ങനെയൊക്കെയാണ്? കേരളത്തിൽ ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇനിയിപ്പോൾ വരാനുള്ളത് ഏഹ് കേരള നിയമസഭാതിരഞ്ഞെടുപ്പ് ആണല്ലോ അടുത്തത്.

അപ്പോൾ അതിൽ ഇപ്പോൾ രണ്ട് തവണയായിട്ട് ആവർത്തന ആ ആ ആദ്യമായിട്ട് ആവർത്തിച്ച് വരികയാണല്ലോ കൂടെ ഇടത്‌പക്ഷ സർക്കാർ.

ഇനി ഇനിയും ഒരു തുടർച്ചയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കേ. അന്നത്തെ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത രീതിയെന്ന് പറഞ്ഞാൽ ഏഹ് ഒരു അഹ് ഒരു ഗവൺമെന്റ് അഞ്ച് വര്ഷം തോറും മാറുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് പെട്ടെന്ന് അത് ഈ എന്താ പറയാ പലരും അതിനെ ലോക്കഡൗണിന് ശേഷം ഒരുപാട് ഗവൺമെന്റുകൾ മാറിയിട്ടില്ല. മറ്റേ ഒരു ഏഹ് പല സ്ഥലങ്ങളിലും. അങ്ങനെ രാജ്യങ്ങൾ എടുത്തുനോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ഉടനെ. ഏത്? ഈ കൊറോണ അല്ലെങ്കിൽ അത് മാറിയ ഉടനെ അങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് അതിനെ പലരും അവലോകനം ചെയ്യുന്നത്. പല നിരീക്ഷകന്മാരും. പക്ഷെ അങ്ങനെ മാത്രം അതിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അത് അവരുടെ വലിയ വിജയം തന്നെയാണ് അത്.

ആ. ശൈലജ ടീച്ചർ ഒക്കെ വളരെയധികം എടുത്ത് പറയേണ്ട ഒരു മന്ത്രിയായിരുന്നു. ആഹ്. ഏഹ് മാതൃകാസ്ത്രീയെന്നൊക്കെ പേരെടുത്ത് ലോകാര്യോകസംഘടനക്കിടയിൽ അടക്കം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അല്ലെ?

എന്തായാലും ഇതുവരെ ഈ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്.

നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ ഇത്രയധികം സംസാരിച്ചതിന് വളരെ നന്ദി.